അങ്ങനെ എല്ലാരെ കയ്യിന്നും അങ്ങനെയാണ് ലൂയിസിൻറെ Dot structure വരക്ക ഇനി normally ഒരു Dot structure വരക്കാൻ വേണ്ടി ചോയിക്കയാണെങ്കിൽ ഇങ്ങനെ എഴുതിയ മതി Okay ready ready ready Okay Clear ആയില്ലേ ഉം okayMarathon ഒക്കെ ഇണ്ടാവും നിങ്ങള് Wait ചെയ് നിങ്ങളെ Exam നു മുന്നേ എന്തായാലും നിങ്ങൾക്കെല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചേരും അതുകൊണ്ടെന്താ അങ്ങനെയൊന്നും പേടിക്കണ്ട ഒരവശ്യോ ഇല്ല Ready Ready ready ready ready okay simple ആണ് വളരെ Simple ആണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാനോര് Extra ആയിട്ട് ഒരു കാര്യം പറഞ്ഞെരാ ഒരു extra point നിങ്ങളോർത്ത് വെക്കാനായിട്ടാണെ നിങ്ങക്കിപ്പോ ഉപകാരപ്പെട്ടില്ലെങ്കി നിങ്ങക്കെവിടെങ്കിലൊക്കെ ഉപ ഉപകാരപ്പെടും Carbon ന്റെ മുകളിൽ നിന്ന് എപ്പഴും നാല് വരകൾ മാത്രമേ വരയ്ക്കാൻ പാടുള്ളു okayCarbon ൻറെ മുകളിൽ നിന്ന് എപ്പളും നാല് വരകൾ മാത്രമേ വരക്കാൻ പറ്റുള്ളൂ ഈ നാല് വര വേണെങ്കിൽ Single ആയിട്ടുള്ള വര വരക്കാം അല്ലെങ്കിൽ ഈ നാല് വര എങ്ങനെ വരക്കാന്നറിയോ Double ആയിട്ടില്ല വര വരക്കാം അല്ലെങ്കിൽ ഈ നാല് വര എങ്ങനെ വരക്കാം Triple ആയിട്ടുള്ള വര വരക്കാം okayCarbon ൻറെ മുകളിൽ എപ്പളും നാല് വര മാത്രമേ വരയ്ക്കാൻ പാടുള്ളു ഓർത്ത് വെക്കുക Okay ഒരു വര വരക്കുവാണെങ്കിൽ Single bond രണ്ടായിട്ട് വര വരക്കുവാണെങ്കിൽ Double bond മൂന്നായിട്ട് വര വരാക്കുവാണെങ്കിൽ Triple bond ഓർത്ത് വെക്കണേ Only four lines from carbon only four lines from Carbon Okay ഇത്രേം കാര്യങ്ങൾ ഓർത്ത് വെക്കുവല്ലോ ഒരു കൊഴപ്പോല്ലല്ലോ Ready അല്ലെ അടുത്ത Topic ലേക്ക് പോകാം അടുത്ത Topic ലേക്ക് പോകാം അടുത്ത Topic എന്ന് പറയുന്നത് Simple ആയിട്ട് Carbon ഒരുപാട് Compound ഇണ്ടാക്കുന്നുണ്ട് നമ്മളെ ചുറ്റുപാടും നോക്കി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും എന്താണ് Carbon കൊണ്ടാ ഇണ്ടാക്കിയെ Paper ഇണ്ട് ഇണ്ട് Candle ഇണ്ട് Fabric ഇണ്ട് Soap ഇണ്ട് ഇണ്ട് Diamond ഇണ്ട് ഇണ്ട് Human skin ഇണ്ട് Wood ഇണ്ട് ഇതൊക്കെന്താണ് ഇതൊക്കെ Carbon കൊണ്ടിണ്ടാക്കിയെന്നാണ് പറയുന്നത് ല്ലേ carbon എങ്ങനെയാണ് ഇത്രേം compounds നെ ഇണ്ടാക്കിയത് അതുപോലെ Carbon എന്തുകൊണ്ട് Ionic bond ഉണ്ടാക്കുന്നില്ല Okay അപ്പോം അത്രേ നിങ്ങളോട് ചോയിക്കാൻ Chance ഉള്ളു First തന്നെ നിങ്ങളോട് ചോയിക്കാൻ Chance ഉള്ളു ആണെങ്കിൽ Either if Neither than c four minus ion non nor c is four plus ion at forms

അതിൽ കാരണം കണ്ടതാണതെങ്കിൽ അതിന് കാരണംന്ന് പറഞ്ഞാൽ എന്താണ് Nucleus നെ എന്നാണ് Six four ആണെങ്കിൽ ഈ Six four electron നെ Ten electron നെ Hold ചെയ്ത നിർത്തൂല Protons in the nucleus cannot bond ten electrons on the atom അതാണ് ഒന്നാമത്തെ കാരണം C four minus കാരണം ഇനി Four plus ന്റെ കാരണമെന്താണ് പറഞ്ഞിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെയ്യൻ പറ്റില്ല നാല് Electron നെ Loss ചെയ്യാൻ നാല് Electron നെ Loss ചെയ്താലേ C fourth ion ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോയി നാല് Electron നെ Loss ചെയ്യാൻ വേണ്ടി ഇവർക്കെന്ത് വേണം High amount of energy വേണം ഈ Energy എന്തെയ്യൻ പറ്റില്ല ഇപ്പൊ ആരെ കയ്യിലും ഇല്ല അത്കൊണ്ടന്നെ എന്തേയ്‌ലാ ഇയാൾ C four plus ഇണ്ടാക്കൂല അപ്പൊ ഈ Question ഒന്ന് Note ചെയ്ത വെക്ക ഈ Question വെച്ചിറ്റ് എന്തായാലും നിങ്ങളെ Exam ന് ചോദ്യം ചോയിക്കും Ready ready ആണോ ready ആണോ carbon എന്തുകൊണ്ട് C four plus ഉ C four minus ഉ ഇണ്ടാക്കുന്നില Okay ready ആ ഇണ്ടാക്കാൻ കാരണം കണ്ടെത്താണെങ്കിൽ Six proton നെ Ten electron ന് Hold ചെയ്യാൻ പറ്റൂല ഈ Four minus ഇണ്ടാക്കണെങ്കിൽ എന്ത് വേണം നാല് Electron ഇയാള് വാങ്ങണം അപ്പൊ Six proton നെ കൈയില് വെക്കാനോ hold യ്യാനോ പറ്റൂല ഇനി ഈ Four plus ഇണ്ടാവാത്തെന് കാരണംന്ന് പറഞ്ഞാലെന്താണ് Six proton ന്റുള്ളിന്ന് നമ്മളെന്തേയും ഓരോ Electron നെ ആയിട്ട് ന്ത ചെയ്യന്നെ Remove ചെയ്യും അങ്ങനെ നാലേ Electron ചെയ്താല് ഈ Energy ൻറെ എന്തെയ്യ ഇണ്ടാക്കുവാ Ready okay അല്ലെ ആരും ഒന്നും പേടിക്കണ്ട Note നിങ്ങൾക്ക് എന്ത് കിട്ടും നമുക്ക് Class കഴിഞ്ഞ് ആണെങ്കിൽ നിങ്ങളൊരു Whatsapp community ൽ എത്തും ആ Community ൽ എന്തെയും Note share ചെയ്തരും അതുകൊണ്ട് തന്നെ note ന്റെ കാര്യം ആരും പേടിക്കണ്ട Okay carbon ഒരു കില്ലാഡി തന്നെ

Carbon ഒരുപാട് Compounds നെ ഉണ്ടാക്കുന്നുണ്ട് അതിനു കാരണം എന്താ അതിനു കാരണം Carbon ൻറെ ഒര് മൂന്ന് Properties ആണ് മൂന്ന് Properties മൂന്ന് Properties എന്ന് പറയുന്നത് ഒന്നാമത്തത് Small size of carbon Small size of carbon ഒള്ളവരുടെ Bond കൾ എന്തായിരിക്കും Strong ആയിരിക്കും രണ്ടാമത്തെ വന്നിട്ടാണെങ്കിൽ Tetra valency tetra valency carbon valency എന്താണ് valencyCarbon ൻറെ Valency നാലാണ് അത് കൊണ്ടെന്നെ നാല് Different ആൾക്കാരായിട്ട് അല്ലെങ്കി നാല് Same ആയിട്ടുള്ള ആൾക്കാരായിട്ട് Covalent bond ഇണ്ടാക്കാൻ വേണ്ടിറ്റ് ആർക്ക് പറ്റും Carbon ന് പറ്റും ഇനി ഏറ്റോം Last ൽ ത്തെ ഒരു Property main ആയിട്ടുള്ള Property catenation Catenation എന്താ Catenation ന്ന് പറഞ്ഞാൽ Self linking ability of carbon അല്ലെ Catenation catenation അഹ് അടുത്തത് level എഴുതി catenation അല്ലേ Catenation ന്ന് പറഞ്ഞാല് Self linking ability of carbon ആണ് അതായത് Carbon വേറൊരു Carbon ആയിട്ട് എന്തെയ്യൻ പറ്റും Selg link ചെയ്യാൻ പറ്റും Okay self link ചെയ്യാൻ പറ്റും ഇങ്ങനെ Self link ചെയ്തിട്ട് ഇവർക്കെന്തെയ്യാൻ പറ്റും Long chain of carbon ഉണ്ടാക്കും ഉണ്ടാക്കാൻ പറ്റും ഒരു Carbon വരുന്നു വേറൊരു Carbon എടുത്തിടുന്നു അങ്ങനെന്തേയ്യും ഇവരായിട്ട് Self linking ചെയ്യും ഈ Carbon എന്തെയ്യും അടിത്തിള്ള വേറെ Carbon ആയിട്ട് Self link ചെയ്യും ഇങ്ങനെ Self link ചെയ്തിട്ട് ഇങ്ങനെ Self link ചെയ്തിട്ട് Carbon എന്തെയ്യൻ പറ്റും long chain ആയിട്ടുള്ള ഏർ Hydro carbon ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കി എന്തെയ്യ Candle ആയിട്ടുള്ള Hydro carbon ഇണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കി Ring light ആയിട്ടുള്ള Structures ഇണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് Compounds catenation property കൊണ്ട് എന്തെയ്യൻ പറ്റും Carbon ഇണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാണ് എന്തേയ്‌ന്നെ Carbon ഒരുപാട് ഒരുപാട് Compounds ഇണ്ടാക്കുന്നത് Self linking property നെയാണ് നമ്മളെന്ത് വിളിക്ക Catenation ന്ന് വിളിക്ക Catenation ഇള്ളതുകൊണ്ട് Straight ആയിട്ടുള്ളെ Branded ആയിട്ടിളെ Ring ആയിട്ടിള്ള Structures ഇള്ള Compounds ലേക്ക് Carbon ന് Form ചെയ്യാൻ പറ്റും Catenation പിന്നെ രണ്ടാമത് വരുന്നെ tetra valencyTetra valency യാണ് Tetra valency ആളാണ് അതുകൊണ്ട് തന്നെ Outer most shell ന്റെ ഉള്ളിൽ രണ്ട് നാല് Electron ആണ് നാല് Electron ആണ്

In light or self linkingokay self linking ഇല്ലെങ്കിൽ എങ്ങനെയാ catenation നടക്ക Catenation property ഉള്ളതുകൊണ്ടാണ് Chain ആയിട്ടും Branch ആയിട്ടും Ring ആയിട്ടും ഉള്ള Structures form ചെയ്യുന്നേ Okay Ready Wait wait wait wait wait slide ആണ് Notes notes എവിടെ കിട്ടും Description ല് ഒര് Link ഇണ്ടാവും ആ Link ൽ Click ചെയ്ത നിങ്ങൾക്ക് Whatsapp community എത്തും ആ Community ല് പോയികഴിഞ്ഞ notes കിട്ടും Okay പിന്നാ Allotropes of carbon ഇത് കൊറച്ച് Important ആയിട്ടുള്ള Topic ആണേ ചെലപ്പോ ഇത് വെച്ചിറ്റ് Question ചോയിക്കാൻ Chance ഇണ്ട് Allotropes of carbon carbon ൻറെ Allotrope കൾ Allotropes ന്ന് പറഞ്ഞ എന്താ അറിയോ Allotrope ന്ന് പറഞ്ഞായിഞ്ഞാല് Same element ആണ് Same element നെ ആണ് അതിൻറെ Molicular formula എല്ലാ സാനങ്ങളും Same ആണ് പക്ഷെ എന്താണ് Different ആയിട്ടുള്ള Structure ആണ് ഉപയോഗിക്ക okaySame element ന്റെ different ആയിട്ടുള്ള Structure കാണിക്കാണെങ്കില് അതിനെയാണ് നമ്മളെന്ത് വിളിക്ക Allotrope എന്ന് വിളിക്ക Ready ആണോ Same element different ആയിട്ടുള്ള Property കാണിക്കു ആണെങ്ങിൽ അതിനെ നമ്മളെന്ത് വിളിക്കും എന്ത് വിളിക്കും Allotrope എന്ന് വിളിക്കും okay allotrope carbon ൻറെ Allotropes ന്ന് പറയാണെങ്കിലോ ഒന്നാമത്തെയാളാണ് diamond Diamond diamond അതെ രണ്ടാമത്താളാണെങ്കിൽ Graphite Graphite മൂന്നാമത്തളാണ് Fullerene Fullerene Okay ഈ മൂന്നാൾക്കാരെ നോക്കി വെക്കുവാ Diamond എന്ന് പറഞ്ഞയിഞ്ഞ Hardest ആയിട്ടുള്ള Substance ആണ് ഇയാളുടെ Boiling point ഉം Melting point ഉം കൂടുതലാണ് okay Diamond എന്ന് പറഞ്ഞാൽ Diamond എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താണ് Hard ആയിട്ടുള്ള Substance ആണ് Hard ആയിട്ടുള്ള Substant ആണ് Boiling point ഉം Melting point ഉം Very high ആണ് Boiling point ഉം Melting point ഉം Very high ആണ് diamond നെപ്പറ്റി പറയണ്ടേ എന്നാൽ Total internal reflection കാണിക്കും അതുകൊണ്ടിങ്ങനെ തെളങ്ങും Okay ഇനിയെന്താ വേറെന്താ Diamond നുള്ള structure എന്താണ് Three dimensional network structure ആണ് Three dimensionalNetwork structure ആണ് അത് കൊണ്ട് തന്നെയാണ് ഇയാളെന്തായത് Strong ആവാൻ കാരണം Strong ആവാൻ കാരണം Electricity conduct ചെയൂല Electricity electricity conduct

ഇയാള് Smooth and slippery ആണ് Smooth and slippery ആണ Smooth and slippery ആവാൻ കാരണമെന്തന് അറിയോ Smooth and slippery ആവാൻ കാരണം എന്താന്ന് പറഞ്ഞിറ്റാണെങ്കിൽ Layer light prison ആണ് കാരണം Carbon arrange that layer layer like structure okay Carbon ൻറെ Layer like structure ആണ് smooth and slippery ആവാനുള്ള കാരണം ഇവിടെ അവര് Electron available ആണ് Free electron available ആണ് ആർക്ക് Graphite ൽ Free electron available ആണ് Free electron available ആയതുകൊണ്ട് തന്നെ ഇയാളെന്താണ് Good conductor ofElectricity ആണ് good conductor of electricity Electricity ready ready ഇനി ഇയാളെന്തെയ്യും Solid lubricant ആയിട്ട് Use ചെയ്യും Solid Use ചെയ്യും solidlubricant ആയിട്ട് use ചെയ്യും Ready ആണോ കിട്ടിയല്ലോ അതെ ഇത്രേം Points എന്തെയ്യ Graphite നെ പറ്റിട്ട് ഓർത്ത് വെക്ക ഇനി fullerene fullerene പറയുന്നതാണ് Simple ആയിട്ട് എന്താണ് fullerene ന്ന് പറഞ്ഞാൽ നമുക്ക് Buffer fullerene ന്ന് വിളിക്കും Buffer fullerene ന്ന് വിളിക്കും water ball like structure ആണ് ball like structure ആണ് water ball like structure പിന്നെന്താണ് Aromatic ആണ് Aromatic ആണ് പറഞ്ഞാ മതി okay Hexagonal link ഉം Pentagonal link ഉണ്ട് അത്രേം കാര്യങ്ങള് മാത്രേ ചോയിക്കുളു പിന്നെ ഇത് വെച്ച് ചോദിക്കാൻ Chance ഉള്ള ഒരു Question പറയുന്നാണെങ്കിൽ Graphite is conducting

ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ Chance ഇണ്ട് Solid lubricant ൽ നിന്നാണോ Solid lubricant നിന്ന് വന്നതാണെങ്കിൽ Lubricant എന്ന് പറഞ്ഞാലെന്താ സാധാരണ ചർമ്മ Oils നെയാണ് നമ്മളെന്ത് വിളിക്ക Lubricants ന്ന് വിളിക്ക ഓ അതായത് മിക machinery ന്റെ machinery Parts തമ്മില് ആഹ് friction ഇണ്ടാവാതിരിക്കാൻ വേണ്ടിറ്റ് അതിൻറെ എടേല് നമ്മള് Add ചെയ്യുന്ന ആൾക്കാരെയാണ് Lubricants ന്ന് വിളിക്ക ഇപ്പൊ സാധാരണ രീതില് നമ്മള് Oil ഒക്കെയാണ് Lubricant ആയിട്ട് Use ചെയ്യാ പക്ഷെ നമുക്കെന്തെയ്യ ഈ Graphite പോലെയുള്ള Solid ആയിട്ടുള്ള ആൾക്കാരെ Lubricant ആയിട്ട് Use ചെയ്യാം കാരണം അയാള് Okay okay graphite conducting ആണ് electricity

Layer like structure ആണ് Graphite ൽ Layer like structure ആണ് അതുകൊണ്ടെന്നെ there is a there is a an availability of availability Of a free electron Free electron free electron available ആയത്കൊണ്ട് Graphite എന്താണ് conducting ആണ് Diamond ൻറെ കൈയിലെന്തില്ല Free electron ഇല്ല അവര് Three dimensional structure ആയത്കൊണ്ട് അവരെന്തില്ല Free electrons ഇല്ല അതുകൊണ്ടെന്നെ അയാള് പറ്റുന്നില്ല Aromatic എന്ന് Smell ഇല്ല Smell ഇണ്ടാക്കുന്ന ആൾക്കാരെയാണ് Aromatic എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന Hydro carbon ലേക്കാണ് Hydrocarbon Hydrocarbon കൾ എന്ന് പറഞ്ഞാലെന്താണ്

Saturated hydrocarbon എന്താണ് Unsaturated hydrocarbon unsaturated hydrocarbon okay ready ഈ Saturated നെ നമ്മള് Main ആയിട്ട് പറയാ Alkanes നെ ആണ് Alkanes നെയാണ് Alkanes എന്ന് പറയുകയാണെങ്കിൽ Carbon എന്താണ് Single bond മാത്രാ ഉള്ളു Single bond മാത്രോള്ള carbon ഉള്ള Compound ന് ആളില്ലാതെ എന്ത് വിളിക്കും

Alkane saturated എന്ന് പറയാം കരണംന്ന് പറഞ്ഞാൽ Alkane ല് Carbon ൻറെ എല്ലാ Bond കളും എന്താണ് Single bond ആണ് അതുകൊണ്ടാണ് Alkane നെ Saturated എന്ന് വിളിക്കുന്നത് Okay ഇനി Unsaturated ന പറയാണെങ്കിൽ ഇതിനെ നമുക്കെന്തെയ്യം രണ്ടായിട്ട് Split ചെയ്യാം രണ്ടായിട്ട് Split ചെയ്യാം ഒന്ന് ന്ന് പറയുവാണെങ്കിൽ Alkene alkene Alkenes ന്ന് പറഞ്ഞാൽ Carbon ൻറെ ഏടയിൽ എന്തുണ്ട് Double bond ഇണ്ട് അടുത്തങ്ങനെയാണെങ്കിൽ Alkine Akines ന്ന് പറഞ്ഞാൽ Carbon ൻറെ ഏടയിൽ Triple bond ഇണ്ട് Okay double bond ഉം Triple bond ഉം ഇണ്ട് Double bond ഇണ്ടങ്കിൽ Alkene ഇണ്ടങ്കിൽ Triple bond ഇണ്ടങ്കിൽ Alkine Double bond ഇണ്ടങ്കിൽ Alkene triple bond ഇണ്ടങ്കിൽ Alkine അപ്പൊ ഇത് Okay ready ready ഇനി ഈ Double bond ഇള്ള ആളെ ഉം Double bond ഉള്ള ആളെ General ആയിട്ടുള്ള Electronic configuration ന്ന് പറയുന്നേ C n h two n എന്നാണ് Triple bond ഉള്ള ആളെ General ആയിട്ട് ഉള്ള Electronic configuration ന്ന് പറഞ്ഞാല് C n h two n minus two ആണ് Okay ഈ N എന്താണ് H എന്താണ് ന്നൊക്കെ അറിയില്ലേ ഞാനത് പറഞ്ഞ് തെരണ്ട ആവശ്യം ഇല്ലല്ലോ Okay ready ready ready okay Okay ഇങ്ങനാണെങ്കിൽ Alkane ൻറെ ഒര് Example ആയിട്ട് പറഞ്ഞേരാം Alkane എന്ന് പറഞ്ഞ C four alkane ൻറെ Example ആണ് Alkanes ൻറെ Example പറഞ്ഞ C two h four ൻറെ alkene ന്റെ Example ആണ് Alkine ൻറെ Example പറയുവാണെങ്കിൽ C two h two alkine ൻറെ Example ആണ് Ready ready ready ready okay ഇത്രയും Set അല്ലെ No problem അല്ലോ No problem അല്ലോ നോക്കട്ട് അങ്ങനെ ആണെങ്കിൽ structure of ഏർ carbon compounds പഠിക്കാം Structure of carbon compound ന്ന് പറഞ്ഞാൽ Carbon നെ നമുക്കെന്തെയ്യം ഇങ്ങനെ ഇങ്ങനെ ഒരി Equation പോലെ എഴുതാം ഇങ്ങനെ ഒര് Equation പോലെ എഴുതാം ഇങ്ങനെ Carbon ൻറെ Structure ന്ന് പറഞ്ഞ ഇവര് സാധാരണ straight line ആയിട്ടുള്ള structure ഇണ്ടാവും straight line ആയിട്ടുള്ള structure carbon possible ആണ് അതുപോലെതന്നെ Carbon എന്ത് കൊടുക്കാം അതുപോലെതന്നെ Carbon

അങ്ങനെ ആണെങ്കിൽ നോക്കിക്കോ Ch three ch two ch two ch three ഇങ്ങനെ Space ആയിട്ടുള്ള Chain ല് മാത്രം പോവൂആണെങ്കി അതെന്താണ് എന്താണ് പിന്നെ Free chain ആയിട്ടുള്ള Carbon compound കൊണ്ടാണ് ഈ Branch ഇണ്ടങ്കിൽ Branch ഇണ്ടങ്കിൽ അതിനെ എന്ത് വിളിക്കും Branched ആയിട്ടുള്ള Hydrocarbon എന്ന് വിളിക്കും Branched ആയിട്ടുള്ള Branched ആയിട്ടുള്ള Hydrocarbon okay അല്ലെ Branch ഇല്ലാതെ Branched ആയിട്ടുള്ള ഈ Ring light ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ Ring light ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞിക്കുണ്ടെങ്കിൽ ഇയാളെ കണ്ടിന ഇതൊരു Ring പോലെയല്ലേ തൊന്നിന്നെ ഒരു Ring പോലെ തോന്നിന്നിണ്ടോ ഇയാളെ കണ്ടിട്ട് Ring പോലെ തോന്നുന്നുണ്ടെങ്കിൽ Ring light structure ആണ് Set അല്ലെ ഇതിനെ Cyclo octane എന്ന നോക്കിറ്റങ് പേര് കൊടുക്ക ട്ടോ Ready ഒരു കൊഴപ്പോല്ല Set അല്ലെ ഇനി okay okay okay wait ഇത് Ring ആണ് Triangle അല്ല Ring ring എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് ഇതാ തൊടങ്ങേണ്ടി വട്ടം വരയ്ക്കാൻ വേണ്ടി Ring ആ

ഇതും Ring ആണ് Ring light structure എല്ലും ring ആണ് ring ആയിട്ട് വരക്കാൻ പേടി ആവുന്ന് Okay ആണ് Ready ready ready ready ready ready അടുത്തെ നമുക്ക് പേരിടാൻ പോയാലോ

Sir benzene വരക്കാൻ ചോയിച്ചു Benzene വരക്കാൻ ചോയിച്ചിറ്റുണ്ടേൽ വരച്ച് കൊടുക്കണം എങ്ങനെയാ വരച്ചോടുക്ക Benzene വരക്കാൻ ചോയിച്ചിക്കിണ്ടേൽ എങ്ങനെയാ വരച്ചോടുക്ക ആ പറ Benzene ന്ന് പറഞ്ഞതാണെങ്കിൽ C sic h six ആണ് Benzene C six h six ആണ് Benzene benzene എങ്ങനെ വരക്കാം ആറ് Carbon അങ്ങട് Ring പോലെയങ്ങട് വരയ്ക്ക ആറ് Carbon ring പോലെ വരയ്ക്ക എങ്ങനെയാ വരയ്ക്കാൻ പറയാലോ Okay ആറ് Carbon ആയോ ആറ് Carbon ആയോ നോക്ക് നോക്ക് ന്നെ ആറ് Carbon ആയി ആറ് Carbon നെ ring പോലെ വരയ്ക്ക ഇനിയെന്തെയ്യ ആറ് Hydrogen നെ ഇട്ടോടിക്കാ ആ okay okay ആറ് Hydrogen ആറ് Hydrogen ഇനി എന്ത്ചെയ്യാൻ അപ്പൊ അല്ലെ ആറ് Hydrogen ഇട്ടോടിക്കാ ഒര് Hydrogen രണ്ട് hydrogen മൂന്ന് Hydrogen നാല് Hydrogen അഞ്ച് Hydrogen ആറ് Hydrogen ഇപ്പൊ Carbon ല് എല്ലാ Carbon ൻറെ മോളിലും നാല് വര വന്നൊന്ന് നോക്ക് എല്ലാ Carbon ന്റെ മോളിന്നും നാല് വര വന്നിട്ടുണ്ടോ എല്ലാ Carbon ൻറെ മുകളിൽ നിന്നും നാല് വര വന്നിട്ടുണ്ടോ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഇണ്ടയില് അതിൻറെ മോളില് നാല് വര വരണംന്ന് നാല് വര വന്നിട്ടുണ്ടോ Yes ആഹ് എവിടെ നാല് വര ഒന്ന് രണ്ട് മൂന്ന് വരയല്ലേ വന്നിട്ടുള്ളൂ ഒരു വര എവിടെ ആഹ് ഒരു വരേം കൂടി വരണം Okay അപ്പെന്തെയ്യ ഇത് മ്മളെ നാല് വര വരണം

ഒന്ന് രണ്ട് മൂന്ന് നാല് Gas ഒന്ന് രണ്ട് മൂന്ന് നാല് ആഹ് Gas ഒന്ന് രണ്ട് മൂന്ന് നാല് Ready Ready ആണോ Ready ആണോ Ready ആണോ Ready ആണോ Ready ആണോ ഇതാണ് Benzene ഇത് വേണെങ്കി നമുക്ക് നടുവിലൊരു വട്ടവിട്ട് കൊടുക്കാം ഇത് benzene Okay ഇനി cyclo hexane വരയ്ക്കാൻ പറയും cyclo hexane വരാക്കുവാണെങ്കിൽ Benzene ൻറെ നടുവിൽ വട്ടം ഒഴുവാക്കിയാൽ cyclo hexane ആണ് Okay അതെങ്ങനെ വരക്കാം അങ്ങനെയാണെങ്കിൽ ആറ് Carbon എന്തെയ്യ ആറ് Carbon നേരത്തെ വരച്ച പോലെതന്നെ Ring ആയിട്ട് വരച്ചോടുക്ക ആറ് Carbon നെ നേരത്തെ വരച്ച പോലെ Ring ആയിട്ട് വരച്ചോടുക്ക ഇനിയെന്തെയ്യ Carbon ൻറെ ബാക്കി വരകൾ Carbon ന്റെ ബാക്കി വരകൾ എന്തെയ്യ Hydrogen വെച്ചിട്ട് Fill ചെയ്യാ hydrogenFill ചെയ്യുന്നു Hydrogen വെച്ച് fill ചെയ്യുന്നു Hydrogen വെച്ച് fill ചെയ്യുന്നു Hydrogen വെച്ച് fill ചെയ്യുന്നു Hydrogen വെച്ച് fill ചെയ്യുന്നു Hydrogen വെച്ച് fill ചെയ്യുന്നു Hydrogen വെച്ച് fill ചെയ്യുന്നു Hydrogen വെച്ച് fill ചെയ്യുന്നു Hydrogen വെച്ച് fill ചെയ്യുന്നു Hydra hexane Hydro hexane Okay Benzene ന്റെ വെറും പേരെന്തെന്നോ Benzene ന് വെറും പേരില്ല Benzene ൻറെ വെറും പേരാണ് Benzene Ready അപ്പൊ പേരിടലിലേക്ക് കടന്നു പേരിടുന്നാണ് കൊറച്ച് നീണ്ട പേരിടലാണ് നോക്കാം Hydro carbon ന് പേരിടുമ്പോൾ ആദ്യൊരു Prefix കൊടുക്കണം Word root കൊടുക്കുന്ന ഇവനാണ് Main ആയിട്ടുള്ള ആള് Main ആയിട്ടുള്ള ആള് Number of carbon നെ Base ചെയ്തിട്ട് Number of carbon നെ Base ചെയ്തിട്ട് നമ്മളെന്ത്യയാ പേര് കൊടുക്ക Number of carbon നെ Base ചെയ്തിട്ട് നമ്മളെന്തെയ്യണം പേര് കൊടുക്കണം പിന്നെ Primary suffix Primary suffix t ആണോ E ആണോ Y ആണോന്ന് പറഞ്ഞോടുക്കണം Secondary suffix അയാളെപ്പറ്റിയും പറഞ്ഞോടുക്കണം പുള്ളിക്ക് അയാളെ പറ്റിയും പറഞ്ഞോടുക്കണം ഇത് കണ്ടിട്ട് പേടിക്കണ്ട ഒരവശ്യോം ഇല്ല

Soap and detergent എടുക്കുവോ Soap and detergent നമ്മള് ഇന്ന് എടുക്കൂല Next class ൽ എടുക്കും Dont worry okay അങ്ങനെ നമുക്ക് കൊറച്ചാൾക്കാരെ പേരിട്ടുകൊടുക്കാം പേരിടണെന് മുമ്പേ ഈ Table എങ്ങനെ പഠിക്കും അപ്പൊ നമ്മളെന്തേയും Word root meth eth prop but pent hex hept വെച്ചിട്ട് represent ചെയ്യുക. പിന്നെ എന്താണെന്നു നോക്കിക്കേ. ലഡാക്ക്. Okay ലഡാക്കും എവിടെ ആയിരിക്കും വരുന്നത്? ഈ ഒരു position ൽ തന്നെ ആയിരിക്കും ലഡാക്കും വരുന്നത്. പിന്നെ എന്താണെന്നു നോക്കിക്കേ. നമ്മുടെ

okay അപ്പോൾ നമുക്ക് കാരക്കോറം ഉണ്ട്, ലഡാക്ക് ഉണ്ട്, സസ്കർ ഉണ്ട്. ഇത് മൂന്നും order ആയിട്ട് തന്നെ പഠിക്ക്. കാരക്കോറം ആണ് ഏറ്റവും മുകളിൽ വരുന്നത്. ലഡാക്ക് അതിന്റെ താഴെ. അതിന്റെ താഴെ ആണ് എന്ത് വരുന്നത്? സസ്കർ വരുന്നത്. okay ഇത്രയും clear ആണോ? ഈ ഒരു കാര്യം മറന്നുപോകരുത്. ചെലര് ഈ കാരക്കോറത്തിന്റെയും ലഡാക്കിന്റെയും സസ്കറിന്റെയും position അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റി map ൽ mark ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. maximum എല്ലാവരും ഇത് correct ആയിട്ടുതന്നെ എടാ, നമുക്കി ഇതൊക്കെ just t ഒരു ചെറിയ logic ഇല് തന്നെ മനസിലാക്കാന്‍ പറ്റും അല്ലേ. അപ്പം ഇതില് കാരക്കോറം just ഒന്നാലോചിച്ചു നോക്ക്. കാരക്കോറം കയറ്റം അങ്ങനെയൊക്കെ connect ചെയ്തു കഴിയുമ്പഴത്തേക്ക് തന്നെ നമുക്ക് മനസിലാവും. ഏറ്റവും ഉയരത്തിലുള്ളതിനെയാണ് നമ്മള് കാരക്കോറം എന്ന് പറഞ്ഞിരിക്കുന്നതില്‍ mark ചെയ്യുക. Okay അല്ലേ. okay അപ്പൊ നമുക്ക് മുന്നോട്ടു പോവാം. കാരക്കോറവും, ലഡാക്കും, സസ്കറും നമ്മള് mark ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. Okay ഇനി എന്താണ് നമ്മുക്കുള്ളത്? ഹിമാദ്രി ഉണ്ട്. ഹിമാചല്‍ ഉണ്ട്. സിവാലിക് ഉണ്ട്. Okay ഈ ഹിമാദ്രി, ഹിമാചല്‍, സിവാലിക് എന്നുള്ളത് എന്താണ്? നമുക്ക് വളരെ important ആയിട്ടുള്ള portion ആണ് അല്ലേ? അല്ലെങ്കില്‍ നമ്മൾ ഇതും എന്താണ് നമ്മളുടെ ഇന്ത്യ the land of the diversities അല്ലെങ്കില്‍ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന chapter ഇല്‍ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മക്ക് already അറിയാം. ഇതൊക്കെ previous years ഇല്‍ ചോദിക്കുന്നയാ. എപ്പഴും അങ്ങോട്ടും, ഇങ്ങോട്ടും തിരിച്ചും, മറിച്ചും ഇട്ടു ചോദിക്കണ ചോദ്യം ആണ്. എന്തെന്നു പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു mountain ranges അല്ലെങ്കില് ഈ mountain ranges ന്‍റെ അകത്തുള്ള ഈ കാരക്കോറവും, ലഡാക്കും സാസ്കറും അല്ലെങ്കില്‍ ഈ ഹിമാദ്രി, ഹിമാചല്‍, സിവാലിക് എന്നൊക്കെ പറയുന്നത്. okay അല്ലേ? അപ്പൊ എന്താണ് മക്കളേ, ഇതൊന്നും മറന്നു പോകരുതാത്തതു കൊണ്ടാണ് വീണ്ടും വീണ്ടും stress ചെയ്തു. നമ്മള് ഒരു തവണ ഒരു കാര്യം പറയുമ്പോഴത്തേനും ചെലപ്പം ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഒരു നാലഞ്ച് തവണ same കാര്യം പറയുമ്പോഴത്തേനും atleast ആ പേരെങ്കിലും. ആഹ് ഇന്ന ഇന്ന കാര്യമാ miss പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എന്തിലോ എവിടെയോ important ആയതുകൊണ്ടാണ്‌ miss പറഞ്ഞിരിക്കുന്നതെങ്കിലും ഓര്‍ക്കട്ടെ എന്നോര്‍ത്താണ് വീണ്ടും, വീണ്ടും ഒരേ കാര്യങ്ങള്‍ തന്നെ നമ്മള് repeat ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്ക്. ഇവിടെ ഹിമാദ്രി ഒണ്ട് ഹിമാചല്‍ ഒണ്ട്. സിവാലിക് ഒണ്ട്, നമ്മുടെ ഹിമാദ്ദ്രി ഏതു position ഇലാണ് വരുന്നത്? നമ്മുടെ സസ്കറിന് താഴെയായിട്ടാണ് എന്ത്‌ വരുന്നത്? ഈ ഒരു ഹിമാദ്ദ്രി വരുന്നത്. okay അതിനെ നമ്മള് എന്തെന്ന് mark ചെയ്തു. D എന്ന് mark ചെയ്തു. okay ഹിമാദ്രി വരുന്നത് നമ്മുടെ സസ്കറിനു തൊട്ട് താഴെയായിട്ടാണ്. പിന്നെ എന്താണ് നമുക്കുള്ളത്. ഹിമാ~ ഹിമാചല്‍ ആണ്, അപ്പൊ ഹിമാചല്‍ എവിടെയാണുള്ളത്? നമ്മുടെ ഹിമാദ്രിയുടെ താഴെയാണ് ഹിമാചല്‍ ഒള്ളത്. Okay ഹിമാദ്രിയുടെ താഴെയായിരിക്കും എന്തുള്ളത്. ഈ ഹിമാചല്‍ ഉള്ളത്. Okay അപ്പൊ ഈ ഒരു position ഇല്‍ mark ചെയ്തു പോകാം. Okay അല്ലേ? ഇതെല്ലാം കൂടി കെടക്കുകയാണ്. അതൂണ്ടാണ്. നമുക്ക് ഒന്നും കൂടി

~റാണ്. സസ്കര്‍ അതിന്‍റെ തൊട്ടുതാഴെ mark ചെയ്തു C യെന്ന്. Okay അല്ലേ? ഇത്രയും കാര്യം മറന്നു പോവരുത്. പിന്നെ നമ്മള് നോക്കിയതെന്താണ്? ഹിമാദ്രി ആണ് നോക്കിയത്? ഹിമാദ്രിയെ നമ്മൾ mark ചെയ്തു D യെന്ന്. Okay. ഹിമാദ്രി mark ചെയ്തു. പിന്നെയെന്താണുള്ളത്? നമുക്ക് ഒള്ളത്. ഹിമാചല്‍ അതേപോലെ തന്നെ സിവാലിക് ആണ് അല്ലേ? ഇതെല്ലാം ഈയൊരു position ഇല്‍ അല്ലെങ്കില് northern part അല്ലെങ്കില്‍ seek position ഇല്‍ ആയിരിക്കണം എപ്പോഴും ഇത്രയും കാര്യങ്ങള്‍ വരച്ചു വയ്കേണ്ടത്. Okay ഇതില് സ്ഥലം കൊറച്ച് അങ്ങോട്ടും, ഇങ്ങോട്ടും മാറിപ്പോയെന്നു പറഞ്ഞിട്ട് പ്രശ്നമില്ല. പക്ഷേ ഹിമാദ്രി വരക്കേണ്ടിയിടത്ത് കൊണ്ടുപോയി കാരക്കോറം വരച്ചു വച്ചിട്ടുണ്ടെങ്കില്‍ അത് തെറ്റിപോകും. കാരണം ഏറ്റവും മുകളിലുള്ള സ്ഥാനം ഏറ്റവും താഴെ കൊണ്ട് വരച്ചിട്ടുണ്ടെങ്കില്‍ തെറ്റില്ലേ. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാന്‍പാടില്ല. ഏകദേശം adjust ചെയ്തു വരക്കണം. Okay അല്ലേ. അപ്പൊ just കുത്തും, comma യും ഇട്ടു വച്ചിട്ട് ഒരിക്കലും map ഇല് ഈ rivers ഉം, അതുപോലെ mountain ranges ഉം map ഇല് mark ചെയ്ത് വക്കരുത്. അത് നിങ്ങളിപ്പം അത് വരച്ചു. ഇപ്പം just ഒരു കുത്തിട്ടു വച്ചിട്ട് ഇതാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അത് അംഗീകരിക്കണം എന്നില്ല. അതൂണ്ടാണ് നമ്മള് വീണ്ടും അത് പറയുന്നത്. Okay അല്ലേ. പിന്നെ നോക്കിക്കേ നമ്മക്ക് ഇനി നോക്കാന്‍ ആയിട്ടുള്ളത് എന്താണ്? ഹിമാചല്‍ ആണ് അല്ലേ? അപ്പൊ ഹിമാചല്‍ അത് എവിടാണ് കിടക്കുന്നെ. ഹിമാചലും ഈ ഒരു position ഇല്‍ തന്നെയാണ്. അതിന്‍റെ തൊട്ടുതാഴെ നമ്മുടെ ഹിമാദ്രിയുടെ താഴെ ആണ് ഹിമാചലുള്ളത്. Okay, ഹിമാദ്രിയുടെ താഴെ ആണ് എന്തൊള്ളത്? ഹിമാചലൊള്ളത്. ഈ ഹിമാചലിന്‍റെ താഴെയാണ് എന്തൊള്ളത്? സിവാലിക് range ഒള്ളത്. Okay അല്ലേ. സിവാലിക് range അതിനു നമ്മള്‍ F എന്ന് mark ചെയ്തു. Okay, ഇതിപ്പം എല്ലാം കൂടി കിടക്കുന്നുണ്ട്. എന്നാലും, നിങ്ങള്‍ ഒന്ന് മനസിലാക്കി വയ്ക്കുക. കാരക്കോറം ഇത് order ഇല്‍ തന്നെ പഠിച്ചു വക്കുക. ഈ order ഇല്‍ തന്നെയാണ് ഇതിനെ arrange ചെയ്യുക. okay കാരക്കോറം ആയിരിക്കും ഏറ്റവും മുകളിൽ ഉണ്ടാവുക. പിന്നെ വരുന്നത് ലഡാക്, പിന്നെ സസ്കർ

Okay ആണോ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് clear ആയിട്ടുണ്ടോ? Okay. Clear ആണോ? Okay. Okay ആണല്ലേ. അപ്പൊ നമുക്ക് മുന്നോട്ടേക്ക് വീണ്ടും പോകാം. അപ്പോൾ നമ്മൾ already എന്തു ചെയ്‌തു? ഹിമാദ്രിനേം, ഹിമാചലിനെയും, ശിവാലികിനെയും Map ൽ mark ചെയ്‌തു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് Patkai Bum. Patkai Bum. അതൊക്കെ എവിടെയാണ്? നമ്മുടെ ഈ Eastern part ൽ ആയിരിക്കും ഇനി നമ്മൾ വരുന്ന majority കാര്യങ്ങളും ഉള്ളത്. അപ്പൊ ഈ ഇവിടന്ന് ഈ position ൽ എവിടെയെങ്കിലും mark ചെയ്‌താൽ പോര ഇവിടെയെല്ലാം ഈയൊരു position ൽ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഈ ഭാഗത്തുണ്ട്. ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് എന്തുണ്ട്? നമ്മുടെ ഈ map ൽ Mountain ranges ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം correct ആയിട്ട് തന്നെ map ൽ mark ചെയ്യ. ഈ Eastern portion ൽ ഒരുപാട് നമ്മുടെ Mountain ranges വരുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ പർവ്വതനിരകൾ വരുന്നുണ്ട്. അപ്പൊ അതെന്താണ്? Set

Okay. അപ്പോ നമ്മൾ ഇനി first നോക്കാനായിട്ട് പോകുന്നത് Patkai Bum എന്താണ്? Patkai Bum. Patkai Bum എവിടാണ്? ഈ ഒരു position ൽ ആണ് Patkai Bum ഉള്ളത്. Okay. Patkai Bum എവിടാണ്? നമ്മുടെ ഈ ഒരു Eastern portion ൽ ഏറ്റവും ആയിട്ടാണ് നമുക്ക് എന്ത് mark ചെയ്യാനായിട്ടുള്ളത്? Patkai Bum ഉള്ളത്. അതിന് നമ്മൾ എന്ത് mark ചെയ്‌തു? G എന്ന് mark ചെയ്‌തിട്ടുണ്ട്‌. Okay. പിന്നെ എന്താണുള്ളത് Naga Hills ആണുള്ളത്. Naga Hills ഉം ഈ ഒരു position ൽ ആണുള്ളത്.

ഇത്രയും Clear ആയോ? പിന്നെ വരുന്നത് Garo, Khasi, Jaintia. okay ഇത്രയും കാര്യങ്ങൾ എവിടാണ്. ഒരുമിച്ചാണ് കിടക്കുന്നത്. Garo, Khasi, Jaintia. ഇങ്ങനെ മൂന്നുംകൂടി ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ I, J K എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മൂന്നെണ്ണത്തിനെ നമ്മൾ എവിടെ mark ചെയ്തു? I, J, K. Garo, Khasi, Jaintia. Okay അല്ലെ? ഇത്രയും Clear ആയോ? ഈ position ഒന്നും ആർക്കും അങ്ങിനെ തെറ്റിപോവാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തെറ്റി പോകാൻ chance ഇല്ല. ഇതൊക്കെ അടുത്തടുത്തു കിടക്കുന്ന സാധനങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റും. അല്ലെ? അപ്പൊ എന്താണ്? ഇവിടെ നോക്കിക്കേ. നമുക്ക് G എന്ന് പറഞ്ഞിരിക്കുന്ന portion ൽ എന്താണുള്ളത്? Patkai Boom ആണുള്ളത്. പിന്നെന്താണ്? അതിനു തൊട്ടു താഴെയാണ് എന്തുള്ളത്?

ഇത്രയും clear ആയോ മക്കളെ? Okay. Clear ആയെങ്കിൽ ഒന്ന് clear ആയിന്ന് പറയാവോ?

പക്ഷെ majority time നമ്മൾ കണ്ടിട്ടുള്ളത് നാല് mark ൻറെ questions ആയിട്ടാണ്‌ കെട്ടോ. Okay. പിന്നെന്താണ്. എഹ് വേറെ എന്താണ് സംശയം? Ligi Sajan അത് clear ആയിട്ടില്ലേ? Okay. നമ്മൾ Himalayan Rivers നെ കുറിച്ച് videos ചെയ്തിട്ടുണ്ടല്ലോ. ഒന്ന് പോയി നോക്കണം കേട്ടൊ. ചെയ്തിട്ടുണ്ട്‌കെട്ടോ. പിന്നെ നമ്മൾ already രണ്ട് livescomplete ചെയ്തിട്ടുണ്ടായിരുന്നു. Lives ൽ കേറിയിട്ടില്ലാന്നു എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിച്ചത്. എന്താണെങ്കിലും ഇങ്ങനത്തെ important ആയിട്ടുള്ള ഈ കാര്യങ്ങൾ, Himalayan Rivers ൻറെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിൽ difference സഹിതം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നു clear ആയിട്ട് നോക്കാട്ടോ. Himalayan Rivers, Peninsular Rivers തമ്മിലുള്ള difference ഒക്കെ നമ്മൾ ആ videos ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി വരുന്ന revision session ൽ ഒക്കെ അത് വീണ്ടും explain ചെയ്യുന്നുണ്ട്. അപ്പോൾ revision session ൽ maximum join ചെയ്യാൻ ആയിട്ട് നോക്ക. അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ live കളിലെല്ലാം അത് പറഞ്ഞിട്ടുള്ളിടത് പോയൊന്നു ശ്രദ്ധിച്ചു കാണുക ട്ടോ. Okay അല്ലെ. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ഇവിടെ?

Okay എല്ലാരുടെയും വായിക്കാനായിട്ടു പറ്റുന്നില്ല. അതുകൊണ്ടാണുകേട്ടോ Okay. Okay അല്ലെ അപ്പൊ. വേറെ വേറെ ഒന്നുമില്ലലോ. അപ്പോ മുന്നോട്ടേക്കു പോയാലോ Okay നാൻസി okay okay അത്രയും clear ആണല്ലോല്ലേ? ഇനി ഇപ്പം ഇവിടുന്ന് എവിടുന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ആരും അത് തെറ്റി ചെയില്ലലോ Okay അല്ലെ. Okay ആണല്ലോല്ലേ? അപ്പം ഇനി എവിടുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്ത് ഈ ഒരു കാര്യം തെറ്റിച്ചു എഴുതാനായിട്ട് പാടില്ല. ഇനി നമ്മൾ last നോക്കാൻ പോകുന്നത് എന്താണ്? Mizo Hills നെ യാണ് നോക്കാൻ പോകുന്നത്. Mizo Hills കിടക്കുന്നത് ഈ ഒരു അടിഭാഗത്തായിട്ടാണ് Mizo Hills കിടക്കുന്നത്. ഈ ഒരു അടിഭാഗത്തായിട്ടാണ് Mizo Hills കിടക്കുന്നത്. അപ്പോൾ ഈ Mizo Hills നെ നമ്മൾ എന്തെന്ന് mark ചെയ്തു? L ന്ന് mark ചെയ്തു. Okay. നമ്മൾ കുറച്ചുമുന്നേ I ക്കു ഇങ്ങനെ ഒരു വര ഇട്ടതു കൊണ്ടാണ് ഇവിടെ നമ്മൾ L capital ൽ എഴുതിയത് കേട്ടോ. ഞാൻ ഇവിടെ കുത്തിടാൻ നോക്കിയിട്ടു നടക്കുന്നില്ല. അത് കൊണ്ടാണ് ഞാൻ ഇതിനകത്തു L നു Capital ന്നു ഇട്ടു. Okay. അപ്പൊ clear അല്ലെ? ഇത്രയും കാര്യങ്ങൾ clear ആണോ എന്ന് വേഗം പറഞ്ഞേ. Clear ആണോ? ഇതിപ്പോ ഞാൻ ഒത്തിരി തവണ clear ആണോ എന്ന് ചോദിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ clear ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Mizo Hills locate ചെയ്യാൻ പഠിച്ചില്ലേ? അപ്പൊ എന്താണ്. ഇത്രയും കാര്യങ്ങൾ clear ആണ് എന്നുള്ളതിൽ മുന്നോട്ടേക്കു ഇനി പോവാണ്. okay, Miss കുറച്ചു speed ൽ ആണ് പോകുന്നത്. Miss ന് അറിയാം. അതിനു കരണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ Already class ഒക്കെ കഴിഞ്ഞിട്ട് വന്നത് അല്ലെ. അപ്പൊ Miss ഇവിടെ നിന്ന് വീണ്ടും വീണ്ടും ഒരുപാട് നേരം നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും bore അടിക്കും അതേപോലെ തന്നെ മടുക്കും. അപ്പോ അതുകൊണ്ടാണ് കുറച്ചു speed ൽ ഒരുപാട് lag അടിക്കാതെ പോകാമെന്നോർക്കുന്നത് ട്ടോ. Okay. perfect okay. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ already important mountain ranges ഉം cover ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻപോകുന്നത് Peninsular Plateaus ആണ്. എന്ത് Peninsular Plateaus ലോട്ടേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് okay Am sorry. അതിനു മുൻപേ നമ്മൾ ഇതിൻറെ screenshot എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ screenshot എടുത്തിട്ടുണ്ടോ? എല്ലാരും ഇതിൻറെ screenshot എടുത്തോ? ഞാൻ എന്തായാലും കുറച്ചു നേരം മാറിനിക്കുന്നുണ്ട്. നിങ്ങൾ screenshot എടുത്തിട്ടുണ്ടെങ്കിൽ അതുംകൂടി ഒന്ന് വേഗം പറയുമോ?

Okay അല്ലെ. ഉം ഹരി എന്തായിരുന്നു doubt എന്ന് ഒന്ന് comment section ൽ ഒന്ന് comment ചെയ്യുവോ? Okay Map based doubts ആണോ? Okay, അപ്പൊ screenshots എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്കു പോവുവാണ്. ആഹ് Plateau വരയ്ക്കാൻ നമ്മൾ എന്താണ് mark ചെയ്യേണ്ടത്? Plateau വരയ്ക്കാൻ ആയിട്ട് നമ്മൾ just ഒന്ന് കുത്തിട്ടു mark ചെയ്‌താൽ മതി അല്ലെങ്കിൽകുത്തിട്ടു ഇങ്ങനെ കുത്തിട്ടു mark ചെയ്‌താൽ മതികെട്ടോ. Okay അല്ലെ എല്ലാരും എടുത്തിട്ടുണ്ട്. അപ്പം Miss മുന്നോട്ടേക്കു പോവാണ്. Okay അഖില miss ൻറെ പേരെന്താണെന്നു ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പേര് അമലുന്നാണ് കേട്ടോ. Okay അപ്പൊ എന്തേലും. okay ഗോകുൽ hi മാളവിക hi Okay എന്തോ comment ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുഎന്താണു comment ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. okay അപ്പൊ എന്താണ്. Screenshot എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് Okay പറയുവോ? Okay. Okay മാറിനിക്കുവോ. മാറി നിന്നിട്ടുണ്ട് കേട്ടോ. വേഗം എടുത്തോ. okay അപ്പൊ എടുത്തു കഴിഞ്ഞോ? എടുത്തു കഴിഞ്ഞോ Okay അയ്ഷൂ hi എല്ലാവരും ഓരോ Hi ഒക്കെ എനിക്ക് പറയുന്നുണ്ട്. okay അപ്പൊ നമ്മൾ ഇത് Screenshot എടുത്തു എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകാണുകേട്ടോ. അപ്പൊ ഇനി മുന്നെയുള്ളതു Peninsular Plateaus അല്ലെങ്കിൽ എന്താണ്. ഉപദ്വീപ പീഠഭൂമി. Okay. അതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Okay. അപ്പൊ ഒരുപാട് സംശയങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് ഞാനും നിങ്ങളെ doubt അടിപ്പിക്കുന്നില്ല. മുന്നോട്ടേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോ ഇനി നമ്മൾ നോക്കാൻ ആയിട്ട് പോകുന്നത് നമ്മുടെ major places, Peninsular Plateaus നെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാനായിട്ടു പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. Kutch Peninsula യുണ്ട്, Kathiawar Peninsula യുണ്ട്, Aravalli ഉണ്ട്, Malwa യുണ്ട്, Satpura, Vindhya, Deccan, Chotanagpur, Eastern Ghats, Western Ghats. ഇത്രയും ഇത്രയും കാര്യങ്ങൾ എന്താണ്? Important ആണ്. ഇതിൽ Eastern Ghats ഉം Western Ghats ഉം question ചോദിച്ചിട്ടുണ്ട്. Deccan plateau, Chotanagpur plateau question ചോദിച്ചിട്ടുണ്ട്. പിന്നെ Aravalli, Satpura, Vindhya ഇതൊക്കെ പണ്ട് നമുക്ക് ഓരോ previous years ൽ നോക്കിയിട്ടുണ്ടെങ്കില് ഈ പതിനഞ്ചാമത്തെ question ൽ ആയിട്ട് നമുക്ക് എപ്പഴും കാണാൻ പറ്റുന്നത് എന്താണ്? ഈ map questions ആണ് കാണാൻ പറ്റുക. അപ്പൊ എന്താണ് നമ്മുടെ previous years ൽ ട്ടോ. ഇപ്പൊ questions ൽ ചെറിയ pattern വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു question pattern ൽ നമുക്ക് കാണാം ഒരു പതിനഞ്ചാമത്തെ section ൽ എപ്പഴും ചോദിക്കുന്നതാണ് ഈ map. നാല് question തരും. നാല് option നാല്, നാല് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ Plateaus ഓ അല്ലെങ്കിൽ rivers ഒ അല്ലെങ്കിൽ mountain ranges ഓ ഏതെങ്കിലും ഒക്കെ തന്നിട്ട് ഒരെണ്ണത്തിനെ select ചെയ്തു പറയാനായിട്ടായിരിക്കും പറയുന്നത്. Okay അല്ലെ. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. First എന്താണ്? Kutch ആണ്. Kutch Peninsula യാണ്. Kutch Peninsula എവിടെയാണ്? നമ്മുടെ Gujarat region അല്ലെങ്കിൽ ദേ ഇങ്ങനെ ഇരിക്കുന്നത് ഈ ഈ ഒരു ഭാഗത്താണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ ഒരു ആ Kutch Peninsula വരുന്നത്. അപ്പൊ നമ്മൾ Kutch Peninsula നെ നമ്മൾ ഇവിടെ mark ചെയ്തു. okay Kutch Peninsula നെ നമ്മൾ ഇവിടെ കുത്തിട്ടു കുറച്ചു, എന്താണെങ്കിലും കുഞ്ഞി കുത്തൊന്നും കൊണ്ട് ഇടരുത്. കുറച്ചു വലിയ കുത്തു ഇട്ടോ. എങ്ങാനും ഇത് ഇത്തിരി side ന്നു മാറിപോയാലോ. നമ്മൾ എന്തായാലും കുറച്ചു കുറച്ചു വലിയ കുത്തെന്നു പറഞ്ഞിട്ട് ആന കുത്തൊന്നും കൊണ്ടിടരുത്. അത്യാവശ്യം മുഴുപ്പ് ഉള്ള ഒരു കുത്തിടണം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കുത്തിട്ടു വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു consistency യിലുള്ള കുത്തു ഇട്ടാൽ മതികേട്ടോ. അപ്പൊ അതാണ് എന്തെന്ന് പറഞ്ഞത് Kutch Peninsula. അവിടെ നമ്മൾ എന്തെന്ന് mark ചെയ്തു? A ന്നു mark ചെയ്തു. okay, Kutch Peninsula യെ നമ്മൾ A എന്ന് mark ചെയ്തിട്ടുണ്ട്. Okay clear അല്ലെ ഇനി അതേപോലെതന്നെ നമുക്ക് ഇവിടെ ഇനി അടുത്തുള്ളത് എന്താണ് Kathiawar Peninsula ആണ്. okay അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അല്ലെ. എന്താണ്? ഇവിടെ ഇവിടെ രണ്ട് കുനുപ്പ് ഉണ്ടല്ലേ ഒരു കുനുപ്പ് രണ്ട് കുനുപ്പ്. ഒന്നാമത്തെ കുനുപ്പില് നമ്മൾ കൊണ്ടുപോയിട്ട് Kutch Peninsula നെ mark ചെയ്തു. അപ്പൊ എന്താണ്? രണ്ടാമത്തെ കുനുപ്പില് നമ്മൾ എന്ത് mark ചെയ്തു? Kathiawar Peninsula നെയും mark ചെയ്തു. ഇത്രയും clear ആണോ? ഈ ഒരു രണ്ടും ഓർത്തുവെക്കുക. ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും ല്ലേ Kutch എന്തായാലും ചിലപ്പോൾ നമ്മൾ Gujarat ൽ തന്നെ കൊണ്ടുപോയി mark ചെയ്യും. പക്ഷെ Kathiawar എവിടാന്ന് ഒരു സംശയം വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ Miss ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് അവിടെ അങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിക്ക് എങ്കിലും ഓർത്തുവെക്കാനായിട്ടാണ് ഇത് പറഞ്ഞത്. ഇത്രയും clear ആണോ? Okay, clear ആണോ മക്കളെ clear ആണോ? Okay. അപ്പൊ Kutch Peninsula ഉം Kathiawar Peninsula ഉം എവിടാണെന്നു നമ്മള് mark ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോ ഇനി നമുക്ക് Miss, chapters എടുക്കുന്നുണ്ടോ? നമ്മൾ already എട്ട് chapters എനിക്ക് തോന്നുന്നു important ആയിട്ടുള്ള compulsory ആയിട്ടുള്ള എട്ട് chapters നമ്മൾ complete ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതല്ലാതെ കുറച്ചു chapters കൂടിയുണ്ട്. ആ chapters ഒക്കെ നമ്മൾ meanwhile എടുത്തു തീർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ schedule നമ്മൾ already പറഞ്ഞിട്ടുണ്ടായിരുന്നു. പതിനേഴ്, പതിനെട്ട്, പത്തൊമ്പത് ഈ മൂന്ന് ദിവസങ്ങളിൽ live ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഒരു live നടന്നു കൊണ്ടിരിക്കുന്നു. ഇനി പതിനെട്ടിനും പത്തൊമ്പതിനും നമുക്ക് live ഉണ്ട്. പതിനെട്ടിന് രണ്ട് lives ആണ് നമുക്കുള്ളത്.

അഖില, അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ chapters എല്ലാം കഴിഞ്ഞ live കളിലുണ്ട്. അതൊന്നുപോയി കാണുക. ഇനി new chapters ലോട്ടെക്കയായിരിക്കും പോകുന്നത്. ആ chapters വന്ന് join ചെയ്യുകയും ചെയ്യണം. Okay അല്ലെ? Chat ഒരുപാട് മുകളിലോട്ടു കേറുന്നത് കൊണ്ട് എനിക്ക് പലതും കാണുന്നില്ലാട്ടോ. അതുകൊണ്ടാണേ. എന്തെങ്കിലും questions നിങ്ങൾ ചോദിച്ചിട്ടു എനിക്ക് പറയാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, കാണുന്നില്ല. Okay അതുകൊണ്ടാണുട്ടോ. കുറച്ചു മുകളിലോട്ടു കേറുന്നുണ്ട്.

നമ്മൾ relaxed ആയിട്ട് ഇരുന്നിട്ട് ആലോചിച്ചാൽ തന്നെ കിട്ടാവുന്ന കാര്യങ്ങൾ മാത്രേ നമ്മൾ എവിടെ പഠിക്കുന്നുള്ളു. ഈ map section ൽ പഠിക്കുന്നുള്ളു. അതിപ്പോ നമ്മൾ എന്തൊക്കെ mark ചെയ്തു? Kutch Peninsula ഉം mark ചെയ്‌തു. Kathiawar Peninsula നെയും mark ചെയ്‌തു. ഇനി നമ്മൾ mark ചെയ്യുന്നതാണ് എന്ത് Aravalli Range നെ. okay. Aravalli Range കുറച്ചു വലുതായതുകൊണ്ടു നമ്മൾ അതിനെ ഒരു line ഇട്ടു mark ചെയ്‌തു. Line ഇട്ടു mark ചെയുന്നതും ഉണ്ട്, അല്ലാതെ mark ചെയുന്നതും ഉണ്ട്. Majority കാര്യങ്ങൾ line ൽ തന്നെ mark ചെയുക. കാരണം ഇപ്പോൾ Plateau ആണ് plains ആണെങ്കിലൊക്കെ നമ്മൾ ചിലപ്പോ side ഒക്കെ ഒന്നു ആലോചിച്ചിട്ടു നോക്കൂ. ഒരു കുത്തിട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു particular portion അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തു മാത്രം എന്നുള്ള രീതിയിൽ ആ ചിന്ത അങ്ങ് ഒതുങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരിംകൂടി എങ്ങാനും mark കിട്ടാൻ chance ഉള്ളയിടത്തു നമ്മൾക്ക് കുറച്ചു നമുക്ക് ഇപ്പോൾ already അറിയാലോ. Aravalli Range ന്നൊക്കെ പറയുമ്പോൾ കുറച്ചു ഉണ്ടാവും. Already അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോ അതിനെ ഒരു വര വെച്ച് mark ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ scene ഒന്നുമില്ല. അപ്പോ അങ്ങനെ തന്നെ ചെയ്യാനായിട്ടു ശ്രദ്ധിക്ക്യ. അപ്പൊ നമ്മൾ Aravalli Range നെ എന്തെന്ന് mark ചെയ്തു? C വെച്ചിട്ടു mark ചെയ്തു. Okay അല്ലെ. പിന്നെ വരുന്നതാണ് Malwa Plateau. പിന്നെ ഒരു important കാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് Aravalli Range ഉണ്ട്. അതുപോലെ Vindya Range ഉം Satpura Range ഉം ഉണ്ട്. ഇത് മൂന്നും ഒരുമിച്ചാണ് എന്ന് ഉള്ളത് എല്ലാര്ക്കും അറിയാലോ. ഈ Vindya Range ൻറെയും അതേപോലെ Aravalli Range ൻറെ ഇടക്കായിരിക്കും എന്ത് കിടക്കുന്നത്? Malwa Plateau കിടക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ കഴിഞ്ഞ session ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറന്നുപോകാതിരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് repeat ചെയ്‌തു പറഞ്ഞതാണ്. വീണ്ടും പറയാണ്. Aravalli Range ൻറെയും Vindya Range ൻറെയും ഇടക്കാണ് എന്ത് കിടക്കുന്നത് Malwa Plateau കിടക്കുന്നത്. Okay അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാൻ ആയിട്ട് പറ്റും? Malwa Plateau നെ എവിടെ വരയ്ക്കാൻ ആയിട്ട് പറ്റും? നമ്മുടെ Aravalli Range ൻറെ താഴെയായിട്ടു വരയ്ക്കാൻ പറ്റും. ദേ ഈ ഒരു position ലായിട്ടു ആയിരിക്കും എന്ത് വരുന്നത്? Malwa Plateau വരുന്നത്. അപ്പൊ അതിനു നമ്മൾ എന്ത് mark ചെയ്‌തു. D എന്ന് mark ചെയ്‌തു. Okay അല്ലെ. D എന്ന് mark ചെയ്‌തിട്ടുണ്ട്‌ നമ്മൾ നമ്മടെ Malwa Plateau നെ. പിന്നെ വരുന്നതാണ് എന്ത്? Vindya. നമ്മൾ already പറഞ്ഞല്ലേ. നമ്മുടെ Aravalli യുടെയും അതേപോലെതന്നെ എന്താണ് നമ്മടെ Vindya യുടെയും ഇടക്കാണ് എന്ത് കിടക്കുന്നതെന്നു പറഞ്ഞു? Malwa കിടക്കുന്നതെന്നു പറഞ്ഞു. അപ്പോപ്പിന്നെ നമുക്ക് easy ആയിട്ട് എന്തിനെ mark ചെയ്യാനായിട്ടു സാധിക്കും? Vindya നെ mark ചെയ്യാനായിട്ടു സാധിക്കും. അപ്പൊ Vindya വരുന്ന position ആണ് എന്ത്? ഈ ഒരു position ൽ ആണ് എന്ത് വരുന്നത്? നമ്മുടെ Vindhya Range വരുന്നത്. So Vindhya Range നെ നമ്മൾ എങ്ങനെ mark ചെയ്‌തു? F എന്ന് mark ചെയ്‌തു. Okay അല്ലെ. F എന്ന് നമ്മൾ mark ചെയ്തിരിക്കുന്നത് Vindhya Range നെയാണ്.